നമസ്ക്കാരം ലക്ഷ്മി.എന്തൊക്കെയുണ്ട് വിശേഷം.അതെ, സുഖമായി തന്നെ ഇരിക്കുന്നു.ഇപ്പോൾ എവിടെയാണ് ലക്ഷ്മി. ഓ, സുഖമായിരിക്കുന്നു. അഭിജിത്ത് സുഖമായിരിക്കുന്നോ? എന്തൊക്കെയുണ്ട്? ഞാൻ ഇന്ന് എറണാകുളത്താണ് ഉള്ളത്. അഭിജിത്ത് എവിടെയാണ് ഉള്ളത്? ഞാൻ ഇപ്പോൾ എന്റെ വീട്ടിൽ തന്നെയുണ്ട്.ആലപ്പുഴയിൽ. എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്.ഞങ്ങൾടെ പൊതുവെ ഇവിടെങ്ങളിലെല്ലാം നെൽ കൃഷിയെല്ലാം വളരെ

അതെ എറണാകുളത്ത് കുറവാണ് പക്ഷെ ഞങ്ങളു എൻറെ വീടിന്റെ മട്ടുപ്ലാവിൽ കൃഷി ചെയ്യാറുണ്ട്. എന്റെ വീട്ടിലൊക്കെ ധാരാളം പച്ചക്കറികൾ വീട്ടിലെ അന്നന്നത്തെ ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ അതിൽ നിന്ന് തന്നെയാണ് എടുക്കാറുള്ളത്. നിങ്ങൾക്കു സ്വന്തമായി ഭൂമി ഒക്കെയുണ്ടോ കൃഷി ചെയ്യാൻ?

പിന്നെ ഞങ്ങൾക്കുണ്ട്.ഞങ്ങളെ ഭൂമിയിലിപ്പോൾ നെൽ കൃഷിയുണ്ട്.നെൽ കൃഷി കഴിഞ്ഞൊള്ളൂ, കൊയിത്ത് കഴിഞ്ഞു.പിന്നെ പച്ചക്കറികൾ ഇതേപോലെ വീട്ടിലേക്കാവശ്യമായതും പിന്നെ അത്യാവശ്യം കുറച്ച് പുറത്ത് കൊടുക്കാനുള്ളതും ലഭിക്കുന്നുണ്ട്. നമ്മള് കൃഷി ഇപ്പൊ അപ്പൂപ്പനും അച്ഛനൊക്കെ കൃഷി തന്നെയാണ് ജോലിയായി നോക്കുന്നത്.അതുകൊണ്ട് കൃഷി എപ്പോഴും ഇപ്പൊ വീടിന്റെ ഒരു ഭാഗമെന്ന് പറയാം നമ്മുക്ക്. ഓഹോ ഓ വളരെ നല്ലത്. ഈ കൃഷി ചെയ്യുമ്പോൾ എന്റെ വീട്ടിലൊക്കെ ജൈവ കീടനാശിനി അതായത് ജൈവ വളങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ടോ കൃഷി ചെയുമ്പോൾ?

കൂടുതലായി ഉപയോഗിച്ച് കഴിയുമ്പോഴെത്തെക്കും ആ മണ്ണിന്റെ ഒരു ഇത് പോകും.അതിന്റെ എന്താ പറയാ, പിന്നീട് നമ്മള് കൃഷി ചെയ്യുമ്പോൾ അവിടെ ഒരു നല്ല വിളവ് കിട്ടില്ല.ആ ഉപയോഗിക്കുന്ന സമയത്ത്.

അതെ ഞാൻ എന്താണ് പൊതുവെ കൃഷി ചെയ്യുമ്പോൾ ഈ ജൈവ വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ആൾകാര്ക് ലാഭകരമല്ല കൃഷി അങ്ങനെ അങ്ങനെ ഒരു വ്യവസായ വ്യവസായ ആയി കൃഷിയെ കാണുന്നവർക്കു ലാഭകരമല്ല എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണു അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ലാഭകരമല്ലാഎന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല.കാരണം ലാഭമുണ്ട് എന്നാൽപോലും ഈ കീടനാശിനി ഉപയോഗിക്കുന്നത്രലാഭമില്ല.എന്താന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കൂടുതൽ ചിലവാകും ജൈവകൃഷിയാകുമ്പഴേക്കും.മറ്റേതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിളവെടുപ്പ് ഇപ്പോ മൂന്നുമാസത്തില്നടക്കുന്നുണ്ടെങ്കില് നമുക്ക് ചിലപ്പോൾ ആറ് മാസം വേണ്ടിവരും.എങ്കിലും നമ്മള് എന്താ പറയാ പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് ജൈവകൃഷിക്ക് വളരെയധികം സ്വീകാര്യത ലഭിക്കുന്നുണ്ട്.ഇപ്പോ അതിന്റെ ഉല്പന്നങ്ങൾക്ക് കൂടുതൽ വില നൽകിയാണെങ്കിലും വാങ്ങുവാൻ ആൾക്കാരുമുണ്ട്.അതുകൊണ്ട് നമുക്കങ്ങനെ നഷ്ട്ടം വളരെയധികം സംഭവിക്കുന്നില്ല. ഓ ശെരി, അതെ തീർച്ചയായും തീർച്ചയായും, വേറെ എന്തൊക്കെ കൃഷികളാണ് ഈ നെൽകൃഷി അല്ലാതെ വേറെ എന്തൊക്കെ കൃഷികളാണ് ചെയ്യാറുള്ളത്? പാവയ്ക്ക പടവലങ്ങ അങ്ങനെയുള്ള പച്ചക്കറികൾ അതാവുമ്പഴേക്കും അധികം നമ്മള് നോക്കണ്ട ആവശ്യം വരുന്നില്ല.കൂടുതൽ വളം വേണ്ട.വെള്ളം മാത്രം മതി അതിന് പിന്നെ അധികം സ്ഥലവും വേണ്ട ആ ശെരിയാണ് ശെരിയാണ്, ഇത്തരത്തിൽ പടർന്നു പന്തലിക്കുന്ന അങ്ങനെത്തെ വിളകൾ ആണല്ലോ ഇതൊക്കെ. അതെ പിന്നെ അതിന്റെ കീഴിൽ തന്നെ നമുക്ക് ചീരയും മറ്റും നടുകയും ചെയ്യാം. ആ അതെ അതെ ശരിയാണ്. ഞാൻ ഈ അടുത്തായിട്ട് ഈ പച്ചക്കറികളും ഈ പഴങ്ങളും ഇങ്ങനെത്തെ ധാന്യങ്ങളൊന്നും അല്ലാതെ ഞാൻ പന്നി വളർത്തകളെ കുറിച്ച് ആലോജിച്ചിരുന്നു അതായത് ഒരു പന്നി വളര്ത്തല് പന്നി വളർത്തൽ കേന്ദ്രം വേടിച്ചു പന്നികളൊക്കെ ആയിട്ട് അങ്ങനെ വിചാരിച്ചിരിന്നു അത് ലാഭമുണ്ടാകുമോ അത് എങ്ങനെയാണ് അത് എന്തെങ്കിലും അറിയോ അതിനെ പറ്റിയിട്ട്? പിന്നെ അത് നമ്മള് അത് എന്ത സമയം ചിലവിടേണ്ടി വരും എന്നാലും വളരെ ലാഭമുള്ള ഒരു കൃഷിയാണ്.ഈ പന്നി വളർത്തൽ എന്ന് പറയുന്നത്.നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലം വേണ്ടി വരും.കാരണം ഈ അടുത്ത് താമസക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാകും.ഈ പന്നി വളർത്തൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദുർഗന്ധം വരാനൊക്കെ സാധ്യതയുണ്ട്.അത് പക്ഷെ നമ്മള് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാകുകയാന്നുണ്ടെങ്കില് നമുക്ക് അത് വല്യേ കുഴപ്പല്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കും.പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞാൽ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് വളരെയധികം ലാഭം ലഭിക്കുന്ന കൃഷി തന്നെയാണ് ഈ പന്നി വളർത്തൽ.

അതെ അതെ മീൻ കൃഷി വളരെയ ലാഭം ഉള്ളതാണ്.പക്ഷെ നമ്മള് അത് ചെയ്യുമ്പഴ് കുറച്ച് അതിനെപ്പറ്റി എന്ത് കാര്യം ചെയ്യുമ്പഴും പഠിച്ചിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ വിജയം കണ്ടെത്താൻ അവൊള്ളൂ.ഇപ്പോൾ ഒന്നും അറിയാതെ നമ്മളൊരു പുതിയ സംരഭം തുടങ്ങുകയോ അല്ലെങ്കിൽ പുതിയൊരു കൃഷിയിലേക്ക് ഇറങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയം നേടാൻ കഴിയില്ല.കാരണം നമ്മളിപ്പോൾ, ഞാനിപ്പോൾ മീൻ കൃഷി ചെയ്യുന്നുണ്ട്.

പശു വളർത്തല്, വീട്ടില് അഞ്ച്‌ പശുക്കൾ ഉണ്ടായിരുന്നു.വളരെ നല്ലൊരു പരിപാടിയാണ് പശു വളർത്തൽ എന്ന് പറയുമ്പോൾ.കാരണം നമുക്ക് ഇതിന്റെ പാല് ലഭിക്കും അതോട് അനുബന്ധിച്ച് പാലുല്പന്നങ്ങൾ നമുക്ക് വീടിന്റെ അടുത്ത് തന്നെ ആൾക്കാറുണ്ടായി വാങ്ങാനൊക്കെ.പക്ഷെ അതിനിപ്പോൾ നോക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു, നോക്കാൻ ആളില്ലാന്നൊരു സാഹചര്യം വന്നൊണ്ട് നമുക്ക് കൊടുക്കേണ്ടി വന്നു.ഇപ്പൊ വീട്ടിൽ രണ്ട് ആട് മാത്രമേ ഉള്ളു.ആടുകളാണെങ്കിലും ലാഭമാണ്. നമ്മള് പിന്നെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാലാകുമ്പോൾ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണല്ലോ കരുതുന്നത്.അപ്പോൾ അവരെ അതുപോലെതന്നെ നോക്കിയാലും മതീ.അധികം ചിലവൊന്നുല്ല ഇവരെ നോക്കാനായിട്ട്.നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ ഇപ്പൊ പഴത്തൊലിയോ, മറ്റ് പുല്ല്, പുല്ല് നമ്മള് പറമ്പിൽ നിന്നും മറ്റും വെട്ടികൊടുത്താൽ മതീ.അതൊക്കെ കഴിച്ചിട്ട് അവര്,

ആ. അതും ശരിയാണ്.

മരണം വരെ നമുക്കതിനെ തന്നെ പരിപാലിച്ച് നോക്കികൊണ്ടിരിക്കാവുന്ന ഒരിതാണല്ലോ പശു.എന്തിന് നമ്മള് അറക്കാൻ കൊടുക്കണ്ട ആവശ്യമില്ല.പിന്നെ അതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ടാ കാരണം.പശുക്കൾ അത്യാവശ്യം ദീർക്കകാലം ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ. വളരെ ശരിയാണ് വളരെ ശരിയാണ്, വേറെ പശു വളർത്തലും പന്നിവളർത്തലും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇതുപോലെ മൃഗങ്ങളെ പരിപാലിക്കുന്ന വേറെ എന്തെങ്കിലും കൃഷികള് അതും നമ്മുടെ ധാന്യങ്ങളുടെ കൂടെയും പച്ചക്കറികളുടെ കൂടെയും ഒത്തുപോകുന്ന വേറെ കൃഷികൾ എന്തൊക്കെയാണ് ഉള്ളത്? നമുക്കിപ്പോൾ ഒരു മിതമായ സ്ഥല പരിതിക്കുള്ളിൽ ചെയ്യാൻ വേണ്ടീട്ടാണുണ്ടെങ്കിൽ അലങ്കാര മത്സ്യങ്ങൾ വളരെ നല്ലൊരു കൃഷിയാണ്.കാരണം പെട്ടന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാം.പിന്നെ സ്വീകാര്യത ഇപ്പോ വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ.അതല്ല ഇനിയിപ്പോൾ പറമ്പുണ്ട് സ്ഥലണ്ട് എന്നുണ്ടെങ്കിൽ വാഴ കൃഷി, വാഴ കൃഷി വളരെ അത്യുത്തമമാണ് നമ്മുടെ നാടിനും നമ്മുടെ, അയ്യോ വളരെ ശരിയാണ്.വാഴാ വാഴാ അതൊക്കെ നമുക്ക് ഒന്നും കളയാനില്ലലോ വാഴേടെ ഇല ആണെങ്കിലും വാഴ പഴമാണെങ്കിലും വാഴ പഴയതിന്റെ തൊലിയാണെങ്കിലും നമുക് പശുക്കൾക്ക് ഇട്ടു കൊടുക്കാം പിന്നെ വാഴ തണ്ടുകൊണ്ടു പലവിധ പലഹാരങ്ങൾ ഇണ്ടാകാം ഉണ്ണി പിണ്ടി വാഴ കൂമ്പ് എല്ലാം നമുക് ഉഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് വളരെ നല്ല കൃഷി ആണ് അത്. അതെ.അതെ, വാഴയില. അതെ അതെ അതെ. പിന്നെ വാഴയുടെ ഇലയാണെങ്കിൽ സദ്യക്ക് വേണ്ടിയെടുക്കാം.ഇനി കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ആളെ കണ്ടു പിടിച്ചാൽ മതീ. ഇത് വാങ്ങാൻ വളരെയധികം ആൾക്കാരുണ്ട്.കാരണം എപ്പഴും സദ്യക്കാണെങ്കിലും ഒരു കല്യാണം നടക്കാണെങ്കിൽ അവിടെ എന്തായാലും വാഴയില വേണ്ടി വരും.അപ്പൊ നമ്മുക്ക്

വളരെ ശരിയാണ് ഈ വാഴ കൃഷി കൂടാതെ ഞങ്ങടെ അവിടെയൊക്കെ പറമ്പിൽ വാഴടെ കൂടാതെ ഈ മരച്ചീനി അങ്ങനെത്തെ സാധനങ്ങളൊക്കെ കൂടി വെക്കാറുണ്ട്. ഇപ്പൊ ഇടുക്കി ആ ഒരു ഭാഗങ്ങളിലാണല്ലോ ഈ കപ്പ ഒക്കെ അധികമുള്ളതു അല്ലെ? അതെ, അതെ.നമ്മുടെ ഇവിടെയുണ്ട് എന്നാലും, ഈ അപ്പൊ നമ്മുടെ ഈ പ്രദേശത്തു ഞാനിപ്പോ എറണാംകുളത്താണ് ഈ പ്രദേശത്തും ഇത്തരത്തിലുള്ള കൃഷികള് ഇവിടെത്തെ കാലാവസ്ഥയോടുകൂടി യോജിക്കുന്നതാണോ ഈ കപ്പ കൃഷിയൊക്കെ? ഇതേക്കങ്ങനെ വല്യ കാലാവസ്ഥ ഇതില്ല.പിന്നെ കപ്പയ്ക്ക അറിയാല്ലോ ചില മാസങ്ങളിലാണ് നമ്മൾ നടുന്നത്.ഇത്ര മാസം കഴിയുമ്പോൾ അതിന്റെ വിളവെടുപ്പും നടത്തും. വർഷത്തിൽ മൊത്തത്തിൽ നമുക്ക് നടാൻ പറ്റിയ ഒരു വിളയല്ല കപ്പയോക്കെ.അപ്പൊ അങ്ങനെ വെരുമ്പഴത്തേക്കും അപ്പൊ അതിന്റെ സമയവും കാലഘട്ടവും നോക്കിയാൽ മതി.ഇത് എവിടെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് നല്ല വിളവെടുപ്പെന്നെ സാധിക്കും, എടുക്കാൻ സാധിക്കും.കാരണം

വെള്ളം ഒഴിച്ച് കൊടുക്കുക.പിന്നെ വളരാനായിട്ട് സ്ഥലം ഉണ്ടാവുക.അത് മാത്രം ഇതിന് മതി.കപ്പയൊക്കെ നടാനായിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഞാൻ ഇതുപോലെ കപ്പ കൃഷിയൊക്കെ തുടങ്ങണംന്നുണ്ട് താങ്കൾ നല്ലൊരു കർഷകനാണ് അതുകൊണ്ടു ഞാൻ ചോദിക്കുകയാണ് ഞാനിപ്പോൾ മട്ടുപ്പാവിൽ കുറച്ചു പച്ചക്കറികൾ ഒക്കെ നടുന്നുണ്ട് പറഞ്ഞല്ലോ, ഏതൊക്കെ പച്ചക്കറികൾ ഇപ്പൊ എന്റെ കയ്യിൽ ഉള്ളത് തക്കാളിയും അതുപോലെ വെണ്ടക്ക ഒക്കെയാണ് വേറെ ഏതൊക്കെ പച്ചക്കറികൾ ആണ് മട്ടുപ്പാവിൽ നടാൻ എളുപ്പമുള്ളതു? മട്ടുപ്പാവിലിപ്പൊങ്ങനെ പടർന്ന് പന്തലിക്കുന്ന വിധത്തിലുള്ള വിളകൾ ഇഷ്ട്ടമാന്നുണ്ടെങ്കിൽ കോവക്ക നടാം.പിന്നെ ചെറിയ രീതിയിൽ കോളിഫ്ലവർ അതൊക്കെ നമുക്ക് നടാൻ സാധിക്കും. മട്ടുപ്പാവിലിപ്പൊങ്ങനെ പടർന്ന് പന്തലിക്കുന്ന വിധത്തിലുള്ള വിളകൾ ഇഷ്ട്ടമാന്നുണ്ടെങ്കിൽ കോവക്ക നടാം.പിന്നെ ചെറിയ രീതിയിൽ കോളിഫ്ലവർ അതൊക്കെ നമുക്ക് നടാൻ സാധിക്കും.

അതെ അതെ നമ്മുടെ നാടൻ വിളകളെല്ലാം അങ്ങനെ വെറുതെ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി.പക്ഷെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മാവ് നാടുവാന്നുണ്ടെങ്കിൽ

ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന മാവ്.ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്.അങ്ങനെ എല്ലാം, പ്ലാവാവട്ടെ എല്ലാ ഫലങ്ങളും കിട്ടുന്ന മരങ്ങളും നമുക്ക് വിപണിയിൽ ലഭ്യമാണ്.അപ്പോൾ ചെറിയ സ്ഥല പരിമിതിയൊക്കെ ഉള്ളതാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ വിളകൾ നോക്കുന്നതായിരിക്കും നല്ലത്.കാരണം ചെറിയ കാലളവിൽ തന്നെ ഫലങ്ങൾ കിട്ടുകയും ചെയ്യും.ഈ ,മരങ്ങളൊന്നും അധികം വളർന്ന് പന്തലിക്കുകയും ഇല്ല.അപ്പൊ നമുക്ക് വേറെ സ്ഥലത്തിന്റെ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല.

നമുക്ക് എന്ന് പറയുമ്പഴ് നമുക്ക് എല്ലാം ആവശ്യമുണ്ടല്ലോ പച്ചക്കറികൾ മാത്രം പോരാ നാണ്യവിളകളും വേണം.എന്നാൽ പച്ചക്കറികൾ നമുക്ക് പൂർണ്ണമായും ഒഴുവാക്കാൻ സാധിക്കില്ല.കാരണം പച്ചക്കറികൾ നമ്മൾ കൃഷി ചെയ്യാതെ വരുമ്പോൾ നമ്മൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവർ പറയുന്ന വില നമ്മൾ നൽകണം പച്ചക്കറികൾക്ക്.നമുക്ക് നമ്മുടേതായ നല്ല രീതിയിൽ ജൈവവളം ഉപയോഗിച്ച് ഉണ്ടാക്കിയ പച്ചക്കറികൾക്ക് കിട്ടുകയുമില്ല, നമ്മൾ അധിക വില നൽകേണ്ടിയും വരും. പിന്നെ ഈ നാണ്യവിളകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ തെങ്ങൊക്കെയാന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് വളരെയധികം സ്ഥലം ആവശ്യമായി വരും.ഇപ്പോൾ നമ്മുടെ നാട്ടില് സ്ഥല പരിമിതി

ശരിയാണ് വളരെ ശരിയാണ്, നമുക്ക് വേണെങ്കിൽ നാണ്യവിളകളും ധാന്യങ്ങളും ധാന്യങ്ങൾ പറ്റില്ലെങ്കിൽ പച്ചക്കറികളും ഉള്ള സമയത്തു ഒരുമിച്ച് ചെയ്തിട്ട് ലാഭമുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനെ പറ്റി നിങ്ങളോടു വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമുക് നേരിട്ടു കാണുമ്പോൾ ചർച്ച ചെയ്യാം, നന്ദി. അതെ ലക്ഷ്മി നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇനിയും ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം.നന്ദി.